javaയിലെ അറേ ഓപ്പറേഷൻസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് അറേയ്സ് ക്ലാസ് ഇംപോർട്ട് ചെയ്യുന്നത്
അറേ ഉപയോഗിച്ചുള്ള ചില അടിസ്ഥാന പ്രവർത്തികൾ
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി Javaയിലെ arraysനെ കുറിച്ച് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
അറേയ്സ് എന്ന ക്ലാസ്സിൽ arrayയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് മെത്തോഡ്സ് ലഭ്യമാണ്
അവ ആക്സസ് ചെയ്യുന്നതിനായി ഇംപോർട്ട് javautilഅറേയ്സ് സെമിക്കോളൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആ ക്ലാസ് ഇംപോർട്ട് ചെയ്യണം
ഈ classൽ നിന്ന് ആവശ്യമുള്ള മെത്തോട് ആക്സസ് ചെയ്യാം
അതിനായി ഒരു dotഉം തുടർന്ന് മെത്തോട് nameഉം നൽകുക
അതായത് അറേയ്സ് ഡോട്ട് ടോസ്ട്രിംഗ് അറേയ്സ് classലെ ടോസ്ട്രിംഗ് എന്ന methodനെ സൂചിപ്പിക്കുന്നു
eclipseലേക്ക് പോകുക
അറയ്സ്ഡെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഇപ്പോൾ ക്ലാസ് അറേയ്സ് ഇംപോർട്ട് ചെയ്യാം
ക്ലാസ് definitionന് മുൻപ് ഇംപോർട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു
അതിനാൽ പബ്ലിക്ക് classന് മുൻപേ ടൈപ്പ് ചെയ്യുക
ഇംപോർട്ട് javautilഅറേയ്സ് സെമിക്കോളൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് Javaയിലെ യുടിൽ എന്ന പാക്കേജിൽ നിന്നും അറേയ്സ് എന്ന ക്ലാസ് ഇംപോർട്ട് ചെയ്യണം എന്നാണ്
ഇപ്പോൾ ഒരു അറേ ചേർക്കാം
മെയിൻ ഫങ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുക
ഇന്റ് മാർക്ക്സ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റുകൾ ഇക്വൽ ടോ ബ്രാക്കറ്റിനുള്ളിൽ 2 7 5 4 8 ഇപ്പോൾ അറേയ്സ് classൽ ലഭ്യമായ ഒരു മെത്തോട് ഉപയോഗിച്ച് ഈ arrayയുടെ സ്ട്രിംഗ് രൂപം പ്രിന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് എംഎസ്ടിആർ ഇക്വൽ ടോ അറേയ്സ് ഡോട്ട് ടോസ്ട്രിംഗ് പറന്തെസിസ് പരാൻതീസിസിനുള്ളിൽ arrayയുടെ പേര് അതായത് മാർക്ക്സ് നല്കുക
ഇവിടെ ടോസ്ട്രിംഗ് എന്ന മെത്തോട് arrayയുടെ സ്ട്രിംഗ് രൂപം നൽകുന്നു
നമുക്ക് മാർക്കുകൾ പ്രിന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ എംഎസ്ടിആർ
ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിനായി പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ടോസ്ട്രിംഗ് മെത്തോട് വഴി arrayയെ സ്ട്രിംഗ് ആയി പ്രതിനിധീകരിക്കുന്നത് കാണാം
Arrayയിലെ എലിമെന്റ്സ് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം
അറേയ്സ് ഡോട്ട് toStringന് പകരം ടൈപ്പ് ചെയ്യുക അറേയ്സ് ഡോട്ട് സോർട്ട് പരാൻതീസിസിനുള്ളിൽ arrayയുടെ പേര് അതായത് മാർക്ക്സ് അറേയ്സ് classലെ സോർട്ട് മെത്തോട് arrayയിലെ elementsനെ ക്രമീകരിക്കുന്നു
നമ്മൾ മാർക്ക്സ് എന്ന arrayയിലെ elementsനെ ക്രമീകരിച്ചിട്ട് അതിന്റെ സ്ട്രിംഗ് രൂപം പ്രിന്റ് ചെയ്യുന്നു
ഔട്ട്പുട്ട് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ കാണുന്നത് പോലെ സോർട്ട് മെത്തോട് arrayയെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു
ശ്രദ്ധിക്കുകsort മെത്തോട് arrayയെ തന്നെ മാറ്റിയിരിക്കുന്നു
ഇത്തരത്തിലുള്ള sortingനെ ഇൻപ്ലേസ് സോർട്ടിംഗ് എന്ന് പറയുന്നു
ഇതിനർത്ഥം sortingന്റെ ഫലമായി എലിമെന്റ്സ് ഉൾകൊള്ളുന്ന arrayയിൽ മാറ്റം വരുന്നു
നമ്മൾ പരിശോധിക്കുന്ന അടുത്ത മെത്തോട് ഫിൽ ആണ്
ഫിൽ മെത്തോട് രണ്ട് ആർഗുമെന്റ്സ് സ്വീകരിക്കുന്നു
ഈ വരി നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക അറേയ്സ് ഡോട്ട് ഫിൽ ബ്രാക്കറ്റിനുള്ളിൽ arrayയുടെ പേര് അതായത് മാർക്ക്സ് ഇതാണ് ആദ്യത്തെ ആർഗുമെന്റ് രണ്ടാമത്തേത് arrayയിൽ ഫിൽ ചെയ്യപ്പെടേണ്ട മൂല്യം നമ്മൾ 6 നൽകുന്നു
എന്നിട്ട് സെമിക്കോളൻ
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഫിൽ മെത്തോട് arrayയെ 6 കൊണ്ട് നിറച്ചത് കാണാൻ കഴിയുന്നു
അടുത്തതായി നോക്കുന്ന മെത്തോട് ആണ് കോപ്പിയോഫ് മാർക്ക്സ് arrayയിലുള്ള എല്ലാ elementsനെയും മാർക്ക്സ്കോപ്പി എന്ന arrayയിലേക്ക് പകർത്തുന്നു
അറേയ്സ് ഡോട്ട് ഫിൽ നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് മാർക്ക്സ്കോപ്പി അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക മാർക്ക്സ്കോപ്പി അറേയ്സ്
copyOfമാർക്ക്സ് 5 ഈ methodഉം രണ്ട് ആർഗുമെന്റ്സ് സ്വീകരിക്കുന്നു
ആദ്യത്തേത് കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സ് ഉൾകൊള്ളുന്ന അറേ അതായത് മാർക്ക്സ് രണ്ടാമത്തേത് കോപ്പി ചെയ്യേണ്ട elementsന്റെ എണ്ണം ഇവിടെ 5
അറേയ്സ് ഡോട്ട് tostringൽ marksന് പകരം മാർക്ക്സ് കോപ്പി നൽകുക
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
മാർക്ക്സ് arayയിലെ elementsനെ മാർക്ക്സ്കോപ്പി അറേ യിലേക്ക് പകർത്തിയിട്ടുണ്ടെന്ന് കാണാം
കോപ്പി ചെയ്യേണ്ട elementsന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തി നോക്കാം
5ന് പകരം 3 കൊടുക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ആദ്യത്തെ മൂന്ന് എലിമെന്റ്സ് മാത്രമേ കോപ്പി ചെയ്തുള്ളൂ എന്ന് കാണാം
കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സ് arrayയിലെ elementsന്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
3ന് പകരം 8 കൊടുക്കുക
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
അധികമായി വരുന്ന elementsന് വേണ്ടി ഡിഫോൾട്ട് മൂല്യമായ 0 നൽകുന്നു എന്ന് കാണാം
അടുത്തതായി ഒരു പ്രത്യേക rangeലുള്ള എലിമെന്റ്സ് ആണ് കോപ്പി ചെയ്യെണ്ടതെങ്കിൽ എങ്ങനെ എന്ന് നോക്കാം
അതിനായി copyOfനെ കോപ്പിയോഫ്രാഞ്ചെ ആക്കുക
8ന് പകരം 1 4 നൽകുക
ഈ മെത്തോട് ഇൻഡെക്സ് 1 മുതൽ ഇൻഡെക്സ് 3 വരെയുള്ള എല്ലാ elementsഉം കോപ്പി ചെയ്യുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇൻഡെക്സ് 1 മുതൽ 3 വരെയുള്ള എല്ലാ elementsഉം കോപ്പി ചെയ്യപ്പെട്ടു എന്ന് കാണാം
ശ്രദ്ധിക്കുക നമ്മൾ 1ഉം 4ഉം ആണ് ആർഗുമെന്റ്സ് ആയി നൽകിയത്
പക്ഷേ ഇൻഡെക്സ് 4ലെ elementനെ കോപ്പി ചെയ്തില്ല
ഇൻഡെക്സ് 3 വരെയുള്ള എലിമെന്റ്സ് മാത്രമേ കോപ്പി ചെയ്തുള്ളൂ
അതായത് കൊടുക്കുന്ന rangeന്റെ ഒരു ഇൻഡെക്സ് മുൻപ് വരെ ഈ സ്വഭാവം rangesന്റെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയാണ്
0 4 സൂചിപ്പിക്കുന്നത് ഇൻഡെക്സ് 0 മുതൽ 3 വരെ എന്നാണ്
4 6 സൂചിപ്പിക്കുന്നത് ഇൻഡെക്സ് 4 മുതൽ 5 വരെ എന്നാണ്
അതിനാൽ 0 4 4 6 0 5 ന് സമമാണ്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ക്ലാസ് അറേയ്സ് ഇംപോർട്ട് ചെയ്യുന്നത്
ടോ സ്ട്രിംഗ്സ് സോർട്ട് കോപ്പി ഫിൽ തുടങ്ങിയ അറേ ഓപ്പറേഷൻസ്
അസ്സൈൻമെന്റ് arraysഇക്വൽസ് എന്ന മെത്തോട് എന്ത് ചെയ്യുന്നുവെന്ന് വായിച്ച് മനസിലാക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ